സ്പീക്കർ 1 ഹൈ ശ്രീപാർവതി ഏജ്‌ 21 യേർസ്‌ ഡോ ഹെറെബി ഗിവ്‌ മൈ അൺകണ്ടീഷണൽ ഐവോകേബിൾ കൺസെന്റ്‌ ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ ടോ ഡോ ആൻഡ്‌ റിട്ടൻ റെക്കോർഡിംഗ്‌ ഓഫ്‌ മൈ വോയ്സ്‌ ആൻഡ്‌ വീഡിയോസ്‌ ഓഫ്‌ കൺവർസേഷൻ 2021
സ്പീക്കർ 1 2022, ഫർദർ ഇൻ എക്സ്ചേഞ്ച്‌ ഓഫ്‌ സഫിഷ്യന്റ്‌ കൺസിഡറേഷൻ ഇ ഡോ അൺകണ്ടീഷണലി ഐവോകാബലി അസൈൻ ആൽ മൈ റൈറ്റ്സ്‌ ഇൻ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ 2021-22
സ്പീക്കർ 1 ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ ഇറ്റ്സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാനുഗാഗസ്‌ ഇ ഡോ അണ്ടർസ്റ്റാൻഡ്‌ തത്‌ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ ഇന്ത്യൻ ലാംഗ്വേജസ്‌ കാൻ ലാഫുള്ളി യുഎസ്ഇ റെക്കോർഡ്‌ ഓഡിയോ ആൻഡ്‌ വീഡിയോ
സ്പീക്കർ 2 ഇ റോഷിനി അഷ്റഫ്‌ ഏജ്‌ ട്വന്റി ഒനെ യേർസ്‌ ഡോ കണ്ടീഷണൽ ഇറേവോക്കബിൾ കൺസെർൻ ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ യെസ്‌ ടോ യെസ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ ടോ ഡോ
സ്പീക്കർ 2 ആൻഡ്‌ റിട്ടൻ റെക്കോർഡിംഗ്‌ ഓഫ്‌ മൈ വോയ്സ്‌ ആൻഡ്‌ വീഡിയോ ഓഫ്‌ കൺവർസേഷൻ ഓഫ്‌ ട്വോ തൌസൻഡ്‌ ട്വന്റി ഒനെ ട്വോ തൌസൻഡ്‌ ട്വന്റി ട്വോ ഫോർ തെ ഇൻ എക്സ്ചേഞ്ച്‌ ഓഫ്‌ സഫിഷ്യന്റ്‌ കൺസിഡറേഷൻ ഇ ഡോ അൺകണ്ടീഷണലി ഇറേവോക്കബ്ലി അസൈൻ ആൽ മൈ
സ്പീക്കർ 2 റൈറ്റ്സ്‌ ഇൻ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ ഓഫ്‌ ട്വോ തൌസൻഡ്‌ ട്വന്റി ഒനെ ട്വന്റി ട്വോ ടോ ഇട്ട്‌ മദ്രാസ്‌ യെസ്‌ ടോ യെസ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ ഇ ഡോ അണ്ടർസ്റ്റാൻഡ്‌ തത്‌ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌
സ്പീക്കർ 2 ഇഹ്‌ യെസ്‌ ടോ യെസ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ കാൻ ലാഫുള്ളി യുഎസ്ഇ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ
സ്പീക്കർ 2 നമസ്കാരം ഞാൻ ശ്രീപാർവ്വതി നിങ്ങൾ പേരെന്താണ്
സ്പീക്കർ 2 എൻ്റെ പേര് റോഷിനി എന്നാണ് എന്തൊക്കെ ഉണ്ട് വിശേഷം
സ്പീക്കർ 2 നല്ല വിശേഷം അവിടെയോ? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്

സ്പീക്കർ 2 ഞാനൊരു നിയമ വിദ്യാർത്ഥിനി ആണ് നിങ്ങളെന്താണ് ചെയ്യുന്നത്
സ്പീക്കർ 2 ഞാനും ഒരു നിയമ വിദ്യാർത്ഥിനിയാണ് .
സ്പീക്കർ 2 ഓഹ് നിയമ വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് സമൂഹത്തോട് വളരെയധികം ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ
സ്പീക്കർ 2 നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കൃഷിയെപ്പറ്റി
സ്പീക്കർ 2 കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇ സമൂഹത്തിൽ ഒരുപാട് പ്രാധ്യാനം നൽകേണ്ട ഒരു കാര്യം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കൃഷി ഇല്ലാണ്ട് ഈ സമൂഹത്തിൽ ഒന്നും താനെ നടക്കില്ല നമ്മൾ ഇല്ലാണ്ടായി പോകും എന്നുള്ള ഒരു കാര്യം തന്നെ

സ്പീക്കർ 2 ഓഹ് നിങ്ങൾക്ക് തീർച്ചയായും നല്ല സാമൂഹ്യ ബോധ്യമുള്ള ഒരു പൗരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ നമ്മുടെ ഭാരതത്തിലെ കൃഷിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്
സ്പീക്കർ 2 ഭാരതത്തിൽ കൃഷി എന്ന് ഉപറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധ്യാനം നൽകിക്കൊണ്ട് തന്നെ നമ്മൾ ചെയുന്ന ഒരു കാര്യമാണ് കൃഷി കൃഷി ചെയ്യുന്നവരുടെ എണ്ണം പക്ഷെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ

സ്പീക്കർ 2 നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃഷി ചെയ്യാതെ ഒരിക്കലും ലഭ്യമാവില്ല എന്ന് പലരും ഇനിയും മനസ്സിലാകേണ്ടതുണ്ട് അതീന് പ്രാധ്യാനം കൊടുത്ത് നമ്മൾടെ ഈ
സ്പീക്കർ 2 രാഷ്ട്രീയമായാലും നമ്മൾടെ ഈ ഏഹ് സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യണ്ട ഒരു വലിയ ഒരു കാര്യമാണ് കൃഷി എന്ന്

സ്പീക്കർ 2 കർഷക സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സമയമാണിത് . കരിനിയമങ്ങൾ ആയിട്ടുള്ള കർഷക നിയമങ്ങൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത്
സ്പീക്കർ 2 കുത്തക കമ്പനികളുടെ കയ്യിലാണ് ഇപ്പോഴത്തെ ആ ഒരു വ്യവസായികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കർഷകർ അനുഭവിക്കേണ്ട ഒരു സമയമാണ് എന്നാണ് വിശ്വസിക്കുന്നത്
സ്പീക്കർ 2 നിങ്ങൾക്ക് എന്താണ് കർഷക നിയമങ്ങളെ പറ്റിയുള്ള
സ്പീക്കർ 2 കർഷക നിയമങ്ങൽ ഇപ്പോൾ എഹ് പുതിയതായി കൊണ്ടുവന്ന പുതിയ കർഷക നിയമങ്ങൾ എല്ലാം തന്നെ കർഷകർക്ക് എതിരെ അവർക്ക് ഒരു ഉപയോഗവും ഇല്ലാണ്ട് ഏഹ്
സ്പീക്കർ 2 ഈ രാജ്യത്തെ രാജ്യത്തെ ഭരിക്കുന്ന സംഘ പരിവാർ ശക്തികൾ കൊണ്ടുവന്ന ഒരു അവർക്ക് കൊറേ അവർക്ക് ആവശ്യമുള്ള രാജ്യം ഭരിക്കുന്ന ആൾക്കാരുടെ
സ്പീക്കർ 2 ലാഭത്തിന് വേണ്ടി മാത്രം കർഷകരെ തഴഞ്ഞ് കൊണ്ടുവന്ന കൊറേ നിയമങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്
സ്പീക്കർ 2 തീർച്ചയായും തീർച്ചയായും തികഞ്ഞ അരാജകത്വമാണ് ആ നിയമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്
സ്പീക്കർ 2 അതൊക്കെ പോട്ടെ അന്താരാഷ്ട്ര കാര്യം പോട്ടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൃഷി ഏതാണ് എങ്ങനത്തെ കൃഷികളാണ് ധാന്യങ്ങളാണോ എങ്ങനെയുള്ള കൃഷികളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം
സ്പീക്കർ 2 ഞാൻ കൃഷി ചെയ്യുന്ന ഒരാളാണ് ഞാൻ കൃഷി ചെയ്തുകൊണ്ടാണ് എൻ്റെ ദിനധാന്യത്തിനുള്ള ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ ഞാൻ ഏഹ് കൊണ്ടുവരുന്നത് ഞാൻ നെൽകൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ഗോതമ്പ് കൃഷി ചെയ്യുന്നുണ്ട്
സ്പീക്കർ 2 അതുപോലെ തന്നെ പച്ചക്കറികൾ ആവട്ടെ ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിലാണ് ഈഹ് മോൾഭാഗത്ത് ആണ് ഞാൻ കൃഷി ഈ പച്ചക്കറികളുടെ കൃഷി ഒക്കെ നടത്തുന്നത്
സ്പീക്കർ 2 നമ്മൾ പല പല എഹ് ചലച്ചിത്രങ്ങളിൽ കണ്ടതുപോലെ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ ആണ് നമ്മൾടെ വീടിൻ്റെ മുകൾ ഭാഗം
സ്പീക്കർ 2 ശരിയാണ് വളരെ ശരിയാണ് എനിക്കും എന്റെ വീടിന്റെ മട്ടുപ്പാവിൽ ഒരു ചെറിയ പച്ചക്കറി തോട്ടം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്
സ്പീക്കർ 2 പക്ഷെ ഈ പച്ചക്കറി കൃഷിയൊക്കെ ലാഭകരമാണോ കീടനാശിനികൾക്കോ നല്ല നല്ല
സ്പീക്കർ 2 കീടനാശിനി ഉപയോഗിക്കാൻ
സ്പീക്കർ 2 നമുക്ക് കീടനാശിനി ഉപയോഗിക്കാൻ കൃഷി ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കീടനാശിനി ഉപയോഗിച്ചിട്ട് നമുക്കൊരിക്കലും
സ്പീക്കർ 2 കാരണം കീടനാശിനി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ആകെ എഹ് നമ്മൾടെ ശരീരം നമ്മൾടെ ആരോഗ്യം എല്ലാം നശിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഉണ്ടാവുന്നത്
സ്പീക്കർ 2 നമ്മൾ ജൈവ കൃഷി ചെയ്യണം എന്നാണ് ജൈവ വളം കൊണ്ട് അതായത് മുട്ടയുടെ തോട് അതൊക്കെ വെച്ചാണ് നമ്മൾ കൃഷി ചെയ്യണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്
സ്പീക്കർ 2 ഈ ജൈവ കൃഷി എന്ന് പറയുമ്പോൾ ജീവകീടനാശിനികൾ ഉപയോഗിക്കുമ്പോഴും നമ്മക്ക് അത് കൃത്യമായിട്ടുള്ള ലാഭം ഉണ്ടാക്കുമോ എന്നാണ് എനിക്ക് അറിയേണ്ടിയിരുന്നത്
സ്പീക്കർ 2 തീർച്ചയായും ഉണ്ടാകും കാരണം നമ്മൾ പുറത്തു പോയി കൊറേ എഹ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങുന്നതിനെറ്റും ലാഭമാണ് നമ്മൾ നമ്മൾക്ക് ആവിശ്യം നമ്മൾടെ ദിനാ ദിന

സ്പീക്കർ 2 ഉറപ്പായും പറയാൻ പറ്റും നമുക്ക് അത് വളരേ ലാഭമായി ഇഹ് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ പച്ചക്കറി അല്ലാതെ നമ്മൾ ക്രീഷി ചെയ്യാൻ പറ്റുന്നതാണ്

സ്പീക്കർ 2 എനിക്ക് മൃഗങ്ങളെ വളർത്തുന്ന കൃഷികളോട് വളരെ താൽപര്യക്കുറവ് ആണ് ഉള്ളത് പ്രത്യേകിച്ച് പശു പശു വളർത്തൊലോക്കെ വളരെ
സ്പീക്കർ 2 പശു വളർത്തൽ തന്നെ വളരെ മൃഗീയമായ കൃഷി ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്
സ്പീക്കർ 2 പശുവിന്റെ ഇറച്ചിയൊക്കെ കഴുകുക എന്നത് തന്നെ എന്റെ സംസ്കാരത്തിന് വൈരുധ്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല . നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വ്യക്തമാക്കിയാൽ
സ്പീക്കർ 2 പക്ഷെ ഞാൻ അന്ന് ഇഹ് കൃഷി ചെയുക എന്ന് പറയുന്നത് പശുവിന് കഴിക്കാൻ വേണ്ടി മാത്രം അല്ല നമുക്ക്
സ്പീക്കർ 2 വളരേ ഉപയോഗപ്രദമായ കാര്യമാണ്. ഇഹ് അതുപോലെ

സ്പീക്കർ 2 പക്ഷെ നമ്മളെ ഭാരതീയ സംസ്കാരത്തിൽ പുരാണങ്ങളൊക്കെ പറയാനുണ്ടല്ലോ പുരാണങ്ങളും ഉപനിഷത്തുകളും ഒക്കെ നോക്കിയിട്ടാണല്ലോ ജീവിക്കുന്നത് . ഈ സംസ്‍കാരം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ
സ്പീക്കർ 2 എനിക്ക് പശുവിന്റെ ഇറച്ചി അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പോലും പറഞ്ഞു എന്റെ സംസ്കാരത്തെ വ്രണപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല
സ്പീക്കർ 2 ഗോമാതാവിനെ കഴിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ ഗോമാതാവിനെ കാണുന്നത്
സ്പീക്കർ 2 കാരണം ഇപ്പം ഈയടുത്തായിട്ട് ഒരു നിയമസാഭംഗം പറയുകയുണ്ടായി
സ്പീക്കർ 2 നമ്മളെ ഭാരതീയർക്ക് ഭാരതത്തിലെ പശുക്കൾ അമ്മമാരാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പശുക്കൾ

സ്പീക്കർ 2 അമ്മായിമാരാണെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതൊക്കെ വളരെ അർത്ഥവത്തായിട്ടുള്ള പ്രസ്താവനകളായിട്ടാണ് തോന്നിയിട്ടുള്ളത്
സ്പീക്കർ 2 ഇത്തരത്തിലുള്ള പശു വളർത്തലിന്റെ അതിനോട് യോജിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് നമുക്ക് ധാന്യങ്ങൾ

സ്പീക്കർ 2 പറയുന്ന കാര്യങ്ങൾ ഞാൻ അതിനെ മാനിക്കണം അത് നിങ്ങളുടെ കാര്യമാണ് പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നു പശു കൃഷി വളരേ നല്ലൊരു കാര്യമാണ് പശുവിനെ കൃഷി ചെയ്യുന്നത് വളരേ ലാഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്
സ്പീക്കർ 2 തീർച്ചയായും തീർച്ചയായും നമുക്ക് പച്ചക്കറി കൃഷിയിലേക്ക് തന്നെ വരാം . നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ പച്ചക്കറി കൃഷി ഉണ്ടെന്നാണ് പറഞ്ഞത്
സ്പീക്കർ 2 എൻ്റെ വീട്ടിൽ ഇഹ് പലതരം പച്ചക്കറികൾ ഉണ്ട് തക്കാളി ഇഹ് ഉരുളക്കിഴങ്ങ്
സ്പീക്കർ 2 വെണ്ടക്ക മുരിങ്ങക്കായ ഈ വക തരത്തിൽ ഉള്ള കൊറേ കൊറേ പച്ചക്കറികൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അതല്ലാതെ നെല്ല് ഗോതമ്പ് ഈ വക കാര്യങ്ങളൊക്കെ
സ്പീക്കർ 2 ഓഹ് വളരെ നല്ലത് എനിക്കും എന്റെ വീട്ടിൽ പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തക്കാളി പച്ചമുളക് തുടങ്ങിയ ദൈനം ദിന ജീവിതത്തിലെ ആവശ്യമുള്ള പച്ചക്കറികൾ കൃഷി ചെയ്താൽകൊള്ളാം എന്നുണ്ട്
സ്പീക്കർ 2 അതുപോലെ തന്നെ പഴവര്ഗങ്ങളും ഒരു വാഴതോട്ടം ഞാൻ എന്റെ വീടിന്റെ പിന്നിലായിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനു എന്തെങ്കിലും നിർദേശങ്ങൾ തരാനുണ്ടോ നിങ്ങൾക്ക്
സ്പീക്കർ 2 വാഴത്തോട്ടം കേൾക്കുവാൻ തന്നെ എത്ര സുഖകരമായിട്ടുള്ള കാര്യം ആണെന്നറിയോ അത് വാഴ എന്ന് പറയുന്നത് നമ്മൾ എഹ് മലയാളികളുടെ ഒരു ഒരു വലിയ വലിയ വലിയ ഒരു
സ്പീക്കർ 2 പ്രാധ്യാനം നൽകേണ്ട ഒരു കാര്യമാണ് വാഴ വാഴയിൽ നിന്ന് നമ്മുക്ക് ഈഹ് കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് പഴങ്ങൾ കിട്ടുന്നു അത് മാത്രം അല്ലാണ്ട് വാഴയുടെ കൂമ്പ് കൊണ്ട് ഇഹ് ഇഹ് പൂട്ടാൻ നിക്കാൻ സാധിക്കുന്നു
സ്പീക്കർ 2 അങ്ങിനെ കൊറേ കൊറേ കാര്യങ്ങൾ ഉണ്ട് വാഴകൾ കൊണ്ട് വാഴയുടെ ഇല ഉപയോഗിച്ചാണ് നമ്മൾ മലയാളികൾ സദ്യ പോലും കഴിക്കുന്നത് അല്ലെ? അപ്പൊ വാഴ കൃഷി എന്ന് പറയുന്നത് വളരേ നല്ലൊരു തീരുമാനം ആയിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ അത് പറഞ്ഞു

സ്പീക്കർ 2 അടുത്ത അഞ്ച് മീറ്റർ കഴിഞ്ഞ് വേണം അടുത്ത വാഴ വെക്കാൻ അതുപോലെതന്നെ നമ്മൾ വാഴ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കീടനാശിനികൾ ഉപയോഗിക്കരുത് കാരണം ഈ പഴങ്ങളിൽ കീടനാശിനികൾ വന്നിരുന്ന് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ
സ്പീക്കർ 2 ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഒക്കെയാണ് കീടനാശിനികളുടെ ഉപയോഗം വളരേ കുറച്ച് വേണം നിങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് വാഴ കൃഷി ചെയ്യുമ്പോൾ
സ്പീക്കർ 2 ഓഹ് വളരെ ഉപകാരം വളരെ നന്ദി ശരിയാണ് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് വാഴ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് ഉണ്ണി ത്തണ്ട് വാഴക്കൂമ്പ് വാഴയില വാഴപ്പഴം എല്ലാം കൊണ്ട് വളരെ ഉപകാരം ഉള്ള ഒരു
സ്പീക്കർ 2 ഒരു കൃഷി തന്നെയാണ് വാഴ കൃഷി. വളരെ ഉപകാരം അതേപോലെ ഞാൻ ആലോചിക്കുകയാണ് ഈ നെൽകൃഷിക്ക് ഒക്കെ വേണ്ടിയിട്ടു എത്ര
സ്പീക്കർ 2 മനുഷ്യാധ്വാനം ആണ് വേണ്ടതു എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്നു വച്ചാൽ നിങ്ങൾക്ക് എത്ര സ്ഥലത്താണ്നെൽകൃഷി ഉള്ളത് ഒരുപാട് സ്ഥലം ഉണ്ടോ നെൽകൃഷി
സ്പീക്കർ 2 നെൽ കൃഷിക്ക് വേണ്ടീട്ട് ഞാൻ എനിക്ക് ഉള്ളത് ഇപ്പോൾ ഒരു ഏക്കറാണ് കാരണം ഞാൻ അത്രേം കൃഷി ചെയ്യുന്നില്ല ഞാൻ ഏഹ്
സ്പീക്കർ 2 പൊറത്തേക് കൊടുക്കുന്നത് വളരേ കുറവാണ് എൻ്റെ ആവിശ്യങ്ങൾക്ക് വേണ്ടീട്ടാണ് ഞാൻ കൂടുതലായിട്ടും കൃഷി എന്നൊരു ഏഹ് കാര്യം ഞാൻ ചെയുന്നത് അല്ലാതെ എനിക്ക് പൊറത്ത് കൊടുത്ത് അതിനെ പൈസ വെടിച്ച് ലാഭമുണ്ടാക്കാൻ അല്ല
സ്പീക്കർ 2 എനിക്ക് എൻ്റെ ഏഹ്മ് ദിവസങ്ങളിൽ എങ്ങിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടും അതുപോ അതിന് വേണ്ടീട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഏക്കറിലാണ് എൻ്റെ നെൽ കൃഷിയും ഗോതമ്പ് കൃഷിയും ഉള്ളത്
സ്പീക്കർ 2 ഓഹ് തീർച്ചയായിട്ടും ഈ ഗോതമ്പ് കൃഷിയും നെൽകൃഷിയും ഒരുമിച്ചു ചെയ്യുമ്പോൾ കാലാവസ്ഥപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ
സ്പീക്കർ 2 നെൽ കൃഷിയും ഗോതമ്പ് കൃഷിയും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലാവസ്ഥകളിലാണ് നമ്മൾ ചെയ്യേ ആദ്യം നെൽ കൃഷി കഴിഞ്ഞിട്ട് ആ മണ്ണൊക്കെ ഉഴുത് മരിച്ചിട്ടുവേണം നമ്മൾ അടുത്തത് ഗോതമ്പിന് കൃഷി ചെയ്യാൻ വേണ്ടിട്ട് മണ്ണുണ്ടാകാനായിട്ട് അപ്പോൾ
സ്പീക്കർ 2 അതുകൊണ്ട് തന്നെ രണ്ടും രണ്ട് ഇഹ് കാലാവസ്ഥകളിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് വല്യ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല
സ്പീക്കർ 2 ഓഹ് ഓഹ് വളരെ നല്ലത് വളരെ നല്ലത് അതുപോല നിങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ എനിക്ക് കൃഷി ചെയ്യാറുണ്ടോ എനിക്ക് കിഴങ്ങു പുഴുങ്ങി തിന്നുന്നത് വളരെ ഇഷ്ടമാണ്
സ്പീക്കർ 2 ഉരുളക്കിഴങ്ങ് കൃഷി എൻ്റെ വീടിൻ്റെ മുകളിൽ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് താനെ ഉരുളക്കിഴങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഉരുളകിഴങ്ങ് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട്
സ്പീക്കർ 2 ഉരുളക്കിഴങ്ങ് ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അതോ വേറെ വല്ല കിഴങ്ങ് വർഗങ്ങൾ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്?
സ്പീക്കർ 2 ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഉരുള കിഴങ്ങുണ്ട്. പക്ഷെ മറ്റു കിഴങ്ങു വർഗ്ഗങ്ങൾ ഈ കപ്പ തുടങ്ങിയ കപ്പ , ചേന, അങ്ങനെ അങ്ങനെ ചേമ്പ് ചെമ്പിന്റെ കിഴങ്ങു അങ്ങനെ തുടങ്ങി

സ്പീക്കർ 2 ഇനി വേറെ കിഴങ്ങ് വർഗങ്ങൾ ഒന്നും ഞാൻ നിലവിൽ കൃഷി ചെയ്യുന്നില്ല പക്ഷെ ഞാൻ ആലോചിക്കുന്നുണ്ട് അതിനെ കുറിച്ച് കൃഷി തുടങ്ങിയാലോ കൃഷി എനിക്ക് ഒരു വളരെ താല്പര്യമായിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് തന്നെ
സ്പീക്കർ 2 കൃഷി തുടങ്ങിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് താങ്കൾക് ഏഹ് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാം എങ്കിൽ എനിക്ക് അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ തന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഉപകാരപ്പെടുമായിരുന്നു
സ്പീക്കർ 2 തീർച്ചയായും തീർച്ചയായും ഒരു പന്നി വളർത്തുന്ന സ്ഥലം തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്
സ്പീക്കർ 2 നെൽകൃഷിയും ഗോതമ്പ് കൃഷിയും പച്ചക്കറി കൃഷിയും കിഴങ്ങു കൃഷിയും കൂടാതെ ഒരു പന്നി വളർത്തൽ കേന്ദ്രം ഞാൻ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്
സ്പീക്കർ 2 നമുക്ക് പശുക്കൾ പശുക്കളുടെ പാല് മാത്രം പോരല്ലോ എനിക്ക് ഈ ക്ഷീരോല്പന്നങ്ങൾ ഉല്പാദിപ്പിക്കുന്ന ഒരു ചെറിയ പരിപാടി
സ്പീക്കർ 2 കൂടി ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു പന്നി വളർത്തൽ കേന്ദ്രം കൂടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്

സ്പീക്കർ 2 ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് അവരെ കഴിച്ച് നമുക്ക് അത് കൃഷി ചെയ്തിട്ട് വേണം നമുക്ക് ഭക്ഷണം ഭക്ഷണം
സ്പീക്കർ 2 തീർച്ചയായും തീർച്ചയായും ഞാൻ എന്റെ പന്നി വളർത്തൽ കേന്ദ്രത്തിന്റെ ഉൽഘാടനത്തിനു നിങ്ങളെ ക്ഷണിക്കുന്നതായിരിക്കും നമുക്ക് വീണ്ടും കാണാം നന്ദി